എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൻ കീ ബാത്തിലേയ്ക്ക് ഒരിക്കൽക്കൂടി നിങ്ങളെ എല്ലാവരേയും സ്വാഗതം ചെയ്യുന്നു
ഇന്ന് ഈ ചർച്ച ആരംഭിക്കുമ്പോൾ മനസ്സിലും മസ്തിഷക്കത്തിലും എത്രയെത്ര ഭാവനകളാണ് പൊന്തിവരുന്നത്
മൻ കി ബാത്തിലൂടെ നിങ്ങളും ഞാനുമായുള്ള ബന്ധം 99ാം പടവിലെത്തിനില്ക്കുകയാണ്
99ന്റെ കറക്കം വളരെ കഠിനമാണെന്നു സാധാരണ പറഞ്ഞുകേൾക്കാറുണ്ട്
ക്രിക്കറ്റിലും നെർവസ് നയന്റീസ് വളരെ ദുഷ്ക്കരമായ സന്ധിയാണെന്നു കരുതപ്പെടുന്നു
എന്നാൽ ഭാരതത്തിലെ ജനങ്ങളുടെ മൻ കി ബാത്തിലാകട്ടെ അതിന്റെ പ്രചോദനം മറ്റൊരുവിധത്തിലാണ്
മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിനെക്കുറിച്ചും രാജ്യത്തെ ജനങ്ങൾ വളരെ ഉത്സാഹത്തിലാണെന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്
എനിക്ക് ധാരാളം സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഫോൺകാൾകളും വന്നുകൊണ്ടിരിക്കുന്നു
ഇന്നു നാം സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്
നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ അക്ഷമനായി കാത്തിരിക്കുകയാണ്
കാത്തിരിപ്പ് എല്ലായ്പ്പോഴും ഉണ്ട്
എന്നാൽ ഇപ്രാവശ്യത്തെ കാത്തിരിപ്പ് കുറച്ചു കൂടുതലാണ്
നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഏപ്രിൽ 30 നുള്ള മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിനെ ഏറെ അവിസ്മരണീയമാക്കിത്തീർക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മറ്റുള്ളവരുടെ സേവനത്തിനായി തങ്ങളുടെ ജീവിതംതന്നെ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുണ്ട്
തങ്ങളുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനായി പെൻഷൻ മുഴുവൻ ചിലവഴിക്കുന്ന അനേകംപേരുണ്ട് ചിലരാകട്ടെ തങ്ങളുടെ ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യം പരിസ്ഥിതിയേയും ജീവജാലങ്ങളെയും സേവിക്കുന്നതിനായി സമർപ്പിക്കുന്നു
നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവരുടെ ഹിതത്തിന് വളരെ ഉന്നതമായ സ്ഥാനമാണുള്ളത്
മറ്റുള്ളവരുടെ സുഖത്തിനായി ആളുകൾ തങ്ങളുടെ സർവ്വസ്വവും ദാനം ചെയ്യാൻ മടിക്കാറില്ല
അതുകൊണ്ടാണ് ബാല്യകാലം മുതലേ ശിബിയേയും ദധീചിയേയും പോലുള്ള ത്യാഗനിധികളുടെ ഗാഥകൾ പറഞ്ഞു കേൾപ്പിക്കാറുള്ളത്
സുഹൃത്തുക്കളേ ആധുനിക ചികിത്സാശാസ്ത്രത്തിന്റെ ഈ കാലഘട്ടത്തിൽ അവയവദാനം മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനുള്ള വളരെ വലിയ മാധ്യമമായി കഴിഞ്ഞിട്ടുണ്ട്
മരണശേഷം ഒരു വ്യക്തിയുടെ ശരീരം ദാനം ചെയ്യുമ്പോൾ അതിൽനിന്ന് എട്ടോ ഒൻപതോ പേർക്ക് പുതിയ ജീവൻ ലഭിക്കാനുള്ള സാദ്ധ്യതയാണുള്ളതെന്ന് പറയപ്പെടുന്നു
ഇന്ന് നമ്മുടെ രാജ്യത്ത് അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചിട്ടുള്ളതായി കാണുന്നത് സന്തോഷകരംതന്നെ
2013ൽ നമ്മുടെ രാജ്യത്ത് ഓർഗൻ ഡൊനേഷന്റെ കേസ്സുകൾ അയ്യായിരത്തിലും കുറവായിരുന്നു
പക്ഷേ 2022ൽ ആ സംഖ്യ വർദ്ധിച്ച് പതിനയ്യായിരത്തിലുമധികമായിരിക്കുന്നു
അവയവദാനം നടത്തുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും വാസ്തവത്തിൽ വലിയ പുണ്യമാണ് ചെയ്യുന്നത്
സുഹൃത്തുക്കളേ അങ്ങനെയുള്ള പുണ്യം ചെയ്യുന്നയാളുകളുടെ മനസ്സു പറയുന്നത് അറിയാനും അതിനെ നാട്ടുകാരുമായി പങ്കുവെയ്ക്കാനും എന്റെ മനസ്സ് ഏറെക്കാലമായി ആഗ്രഹിക്കുകയായിരുന്നു
അതുകൊണ്ടുതന്നെ ഇന്ന് മൻ കീ ബാത്തിൽ ഓമനയായ ഒരു മകളുടെ ഒരു സുന്ദരികുട്ടിയുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ചേരുകയാണ്
അച്ഛന്റെ പേര് സുപ്രീത് കൌർ
ഈ കുടുംബം പഞ്ചാബിലെ അമൃതസറിലാണ് വസിക്കുന്നത്
അനേകം നേർച്ചകൾക്കുശേഷമാണ് അവർക്ക് ഒരു സുന്ദരിയായ പെൺകുഞ്ഞ് ഉണ്ടായത്
വീട്ടുകാർ സ്നേഹപുരസ്സരം അവൾക്ക് പേരിട്ടു
അബാബത്ത് കൌർ
അബാബത്ത് എന്നാലർത്ഥം മറ്റുള്ളവരെ സേവിക്കുക മറ്റുള്ളവരുടെ ദുഖമകറ്റുക എന്നാണ്
കേവലം 39 ദിവസം പ്രായമായിരുന്നപ്പോൾ അവൾ ഈ ലോകത്തോടു വിടപറഞ്ഞു
എന്നാൽ സുഖ്വീർസിംഗ്സന്ധുവും അദ്ദേഹത്തിന്റെ പത്നി സുപ്രീത്കൌറും കുടുംബവും പ്രചോദനാത്മകമായി ഒരു തീരുമാനമെടുത്തു
ആ തീരുമാനമിതായിരുന്നു
39 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യുക
നമ്മോടൊപ്പം ഇപ്പോൾ ഫോൺലൈനിൽ സുഖ്ബീർസിംഗും അദ്ദേഹത്തിന്റെ ശ്രീമതിയും ഉണ്ട്
വരൂ നമുക്ക് അവരോട് സംസാരിക്കാം
പ്രധാനമന്ത്രി നമസ്തേ ശ്രീ
സുഖബീർ
നമസ്തേ ആദരണീയനായ പ്രധാനമന്ത്രി സത്ശ്രീഅകാൽ
പ്രധാനമന്ത്രി സത്ശ്രീഅകാൽ സത്ശ്രീഅകാൽ ശ്രീസുഖ്ബീർ
ഞാൻ ഇന്ന് മൻ കീ ബാത്തിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു
അപ്പോൾ എനിക്കുതോന്നി അബാബത്തിന്റെ കാര്യം നമ്മെ വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്
അത് താങ്കളുടെ നാവിൽനിന്നുതന്നെ കേൾക്കണം
എന്തെന്നാൽ വീട്ടിൽ പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ധാരാളം സ്വപ്നങ്ങളും സന്തോഷവും ഉണ്ടാകുന്നു
എന്നാൽ ആ മകൾ ഇത്ര പെട്ടെന്ന് വിട്ടുപിരിയുമ്പോൾ ആ ദുഖം എത്രമാത്രം കഠിനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു
താങ്കൾ എപ്രകാരമാണ് ഈ തീരുമാനമെടുത്തത് എല്ലാ കാര്യങ്ങളും ഞാനറിയാനാഗ്രഹിക്കുന്നു
സർ ഈശ്വരൻ ഞങ്ങൾക്ക് വളരെ നല്ലൊരു കുഞ്ഞിനെ തന്നു അരുമയായ പുത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നു
കുഞ്ഞിന്റെ ജനനസമയത്തുതന്നെ ഞങ്ങളറിഞ്ഞു അതിന്റെ തലച്ചോറിലെ ചില ഞരമ്പുകൾ കെട്ടുപിണഞ്ഞു കിടപ്പുണ്ടെന്നും അതിനാൽ കുഞ്ഞിന്റെ ഹൃദയത്തിന് വലിപ്പം കൂടിവരുന്നു എന്നും
അപ്പോൾ ഞങ്ങൾ പരിഭ്രമിച്ചു
ഇത്രയും ആരോഗ്യമുള്ള സുന്ദരിയായ കുഞ്ഞ് ഇത്രയും വലിയ പ്രശ്നവുമായാണല്ലേ ജനിച്ചത്
ആദ്യത്തെ 24 ദിനങ്ങൾ കുഞ്ഞ് വളരെ നോർമൽ ആയിരുന്നു
പെട്ടെന്ന് കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു
ഞങ്ങളുടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി
അവിടെ ഡോക്ടർമാർ കുഞ്ഞിന്റെ ജീവൻ വീണ്ടെടുത്തു
പക്ഷേ ഇത്രയും ചെറിയകുഞ്ഞിന്റെ പ്രശ്നമെന്താണെന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു
ഇത്രയും ചെറിയ കുഞ്ഞിന്റെ ഹൃദയം നിന്നുപോയതല്ലേ
കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി അവിടെനിന്നും ഞങ്ങൾ ചണ്ഡിഗഡിലെ പി ജി ഐയിൽ കൊണ്ടുപോയി
അവിടെ കുഞ്ഞ് അസുഖത്തോട് സധൈര്യം പൊരുതി
പക്ഷേ രോഗത്തിന് ഈ കുഞ്ഞുപ്രായത്തിൽ ചികിത്സ അസാധ്യമായിരുന്നു
ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ച് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു
ഒരാറുമാസമെങ്കിലുമായാൽ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാമായിരുന്നു
പക്ഷേ ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു
കുഞ്ഞിന് വെറും 39 ദിവസം പ്രായമായപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഹൃദയാഘാതം വന്നതിനാൽ കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്
പിന്നെ ഞാനും ഭാര്യയുംകൂടി വളരെയേറെ വിഷമത്തോടെ ഒരു തീരുമാനത്തിലെത്തി
പല തവണ മരണത്തിന്റെ വക്കിലെത്തിയിട്ടും ധീരമായി പൊരുതി തിരിച്ചുവന്ന ഈ കുഞ്ഞിന്റെ ജനനത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന്
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുംകൂടി തീരുമാനമെടുത്തു
എന്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ അവയവദാനം ചെയ്തുകൂടാ എന്ന്
ഒരുപക്ഷേ ആരുടെയെങ്കിലും ജീവിതത്തിനെ അത് പ്രകാശമാനമാക്കിയാലോ ഞങ്ങളുടനെ പി ജി ഐയിലെ യിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പോയി
ഇത്രയും ചെറിയ കുഞ്ഞിന്റെ കിഡ്നി മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളു എന്ന് അവർ പറഞ്ഞു
ദൈവം ധൈര്യം തന്നു
ഗുരുനാനക് സാഹബിന്റെ ദർശനമാണിതെന്നോർത്ത് ഞങ്ങൾ തീരുമാനമെടുത്തു
പ്രധാനമന്ത്രി ഗുരുക്കൻമാർ പകർന്നുതന്ന അറിവ് താങ്കൾ ജീവിതത്തിൽ പകർത്തിക്കാണിച്ചു
ശ്രീമതി
സുപ്രീത് അവിടെയുണ്ടോ അവരോട് സംസാരിക്കാൻ സാധിക്കുമോ
അതെ സർ
പ്രധാനമന്ത്രി ശ്രീമതി സുപ്രീത് ഞാൻ താങ്കളെ പ്രണമിക്കുന്നു
നമസ്ക്കാരം സാർ നമസ്ക്കാരം
താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു
പ്രധാനമന്ത്രി താങ്കൾ ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തു
പിന്നെ ഈ കാര്യങ്ങളെല്ലാം ലോകമറിയുമ്പോൾ ഇനി ധാരാളംപേർ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വരും എന്ന് ഞാൻ കരുതുന്നു
അബാബത്തിന്റെ സംഭാവന വളരെ വലുതാണ്
സർ ഗുരു നാനക്ക് ദേവന്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം നല്കിയത്
പ്രധാനമന്ത്രി ഗുരുക്കന്മാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നുംതന്നെ നടക്കുകയില്ല
തീർച്ചയായും സർ തീർച്ചയായും
സുഖ്ബീർ ജി താങ്കൾ ആശുപത്രിയിലുള്ളപ്പോഴായിരിക്കുമല്ലോ ഹൃദയത്തെ മഥിക്കുന്ന വാർത്ത ഡോക്ടർ താങ്കളോട് പറഞ്ഞത്
അതിനുശേഷവും സ്വസ്ഥമായ മനസ്സോടെ താങ്കളും ശ്രീമതിയും ഇത്രയും വലിയൊരു തീരുമാനമെടുത്തു
ഗുരുജനങ്ങൾ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതുപോലുള്ള ഉദാരമായ ആശയം
അബാബത്തിന്റെ അർത്ഥം സാമാന്യഭാഷയിൽ പറയാമെങ്കിൽ അതു വളരെ ഉപകാരമായിരിക്കും
നിങ്ങൾ ഈ തീരുമാനമെടുത്ത നിമിഷത്തെപ്പറ്റി കേൾക്കാൻ എനിക്കാഗ്രഹമുണ്ട്
സർ വാസ്തവത്തിൽ ഞങ്ങൾക്കൊരു കുടുംബ സുഹൃത്ത് ഉണ്ട്
അവർ അവയവദാനം ചെയ്തയാളാണ്
അവരിൽനിന്നും ഞങ്ങൾക്ക് പ്രചോദനം കിട്ടിയിട്ടുണ്ട്
ആ സമയം ഞങ്ങൾക്ക് തോന്നിയതിങ്ങനെയാണ്
നമ്മുടെ ശരീരം പഞ്ചതത്വത്തിൽ ലയിച്ചുചേരും
ആരെങ്കിലും നമ്മെ പിരിയുമ്പോൾ അതായത് നമ്മെ വിട്ടുപോകുമ്പോൾ നാം ശരീരത്തെ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്യുന്നു
പക്ഷേ അവരുടെ അവയവം ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാൽ അതു വളരെ നല്ല കാര്യമാണ്
ഡോക്ടർമാർ ഞങ്ങളോട് നിങ്ങളുടെ മകളാണ് വിജയകരമായി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്രായക്കാരിയായ ദാതാവ് എന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നി
ഞങ്ങളുടെ ശിരസ്സ് അഭിമാനത്താൽ ഉയർന്നു
ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഈ പ്രായംവരെ ഞങ്ങൾക്കു കൊടുക്കാൻ കഴിയാതിരുന്ന സൽപ്പേര് ഒരു കൊച്ചുകുഞ്ഞ് വന്ന് അല്പനാളുകൾക്കുള്ളിൽ ഞങ്ങൾക്കു നൽകി
ഞങ്ങളുടെ യശസ്സ് ഉയർത്തി
അതിലും വലിയ കാര്യം ഞങ്ങൾക്ക് ഇന്ന് അങ്ങുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്
ഞങ്ങൾക്ക് അതിൽ അഭിമാനം തോന്നുന്നു
സുഖ്ബീർ ജി ഇന്ന് താങ്കളുടെ കുഞ്ഞിന്റെ ഒരു അവയവം മാത്രമല്ല ജീവിച്ചിരിക്കുന്നത്
താങ്കളുടെ മകൾ മാനവീയതയുടെ അമരഗാഥയിലെ അമരയായ യാത്രക്കാരിയായിക്കഴിഞ്ഞിരിക്കുന്നു
അവളുടെ ശരീരത്തിലെ ഒരു അവയവത്തിലൂടെ അവൾ ഇന്നും ജീവിക്കുന്നു
ഈ സൽപ്രവർത്തിക്ക് താങ്കളേയും താങ്കളുടെ ശ്രീമതിയേയും കുടുംബത്തേയും ഞാൻ ശ്ലാഘിക്കുന്നു
നന്ദി സർ
സുഹൃത്തുക്കളേ അവയവ ദാനത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ ചേതോവികാരം പോകുന്ന പോക്കിൽ ആർക്കെങ്കിലും ഗുണം ചെയ്യുക ആരുടെയെങ്കിലും ജീവനു രക്ഷനല്കുക എന്നതാണല്ലോ
അവയവദാനത്തിനായി കാത്തിരിക്കുന്നവർക്കറിയാം ആ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും എത്ര വിഷമം പിടിച്ചതാണെന്ന്
അങ്ങനെയിരിക്കെ ആരെങ്കിലും അവയവദാനത്തിനോ ശരീരദാനത്തിനോ തയ്യാറായിവരുമ്പോൾ അയാളിൽ ഈശ്വരരൂപമാണ് നാം ദർശിക്കുന്നത്
ഝാർഖണ്ഡിൽ താമസിക്കുന്ന സ്നേഹലതാചൌധരി ഈശ്വരനായി വന്ന് മറ്റുള്ളവർക്ക് ജീവിതം കൊടുത്ത ഒരു വനിതയാണ്
63 വയസു പ്രായമുള്ള സ്നേഹലതാചൌധരി തന്റെ ഹൃദയവും വൃക്കയും കരളും ദാനം ചെയ്ത് വിടവാങ്ങി
ഇന്ന് മൻ കീ ബാത്തിൽ അവരുടെ മകൻ അഭിജിത്ത് നമ്മോടൊപ്പമുണ്ട്
വരൂ അയാൾ പറയുന്നത് കേൾക്കാം
അഭിജിത്ത് ജി നമസ്ക്കാരം
നമസ്ക്കാരം സർ
അഭിജിത്ത് ജി നിങ്ങളുടെ അമ്മ നിങ്ങൾക്കു ജന്മം തന്നു
ഒരുതരത്തിൽ നിങ്ങൾക്കു ജീവിതം തന്നെ തന്നു
നിങ്ങളുടെ ആ അമ്മ മരണശേഷവും അനേകംപേർക്കു ജീവിതം കൊടുത്തു
അവരുടെ മകനെന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും അഭിമാനിക്കുന്നുണ്ടാകും
തീർച്ചയായും സർ
താങ്കളുടെ അമ്മയെപ്പറ്റി പറയാമോ ഏതു ചുറ്റുപാടിലാണ് അവയവദാനം ചെയ്യാൻ തീരുമാനിച്ചത്
ഝാർഖണ്ഡിലെ സരായികേല എന്ന ചെറിയ ഗ്രാമത്തിലാണ് എന്റെ അമ്മയും അച്ഛനും താമസിക്കുന്നത്
കഴിഞ്ഞ 25 വർഷങ്ങളായി അവർ എന്നും പ്രഭാതസവാരി നടത്തുമായിരുന്നു
അന്നും രാവിലെ 4 മണിയ്ക്ക് അവർ നടക്കാനിറങ്ങിയപ്പോൾ ഒരു മോട്ടോർസൈക്കിൾ അമ്മയെ പിന്നിൽനിന്നും ഇടിച്ചുവീഴ്ത്തി
നിലത്തുവീണ അമ്മയുടെ തലയ്ക്ക് സാരമായ മുറിവേറ്റു
ഉടൻതന്നെ അമ്മയെ സരായികേലയിലെ സദർ ആശുപത്രിയിൽ എത്തിച്ചു
അവിടെ ഡോക്ടർ മുറിവിൽ മരുന്നുവെച്ച് കെട്ടിയെങ്കിലും ധാരാളം രക്തം വാർന്നുപോയിരുന്നു
പിന്നെ അമ്മയ്ക്ക് ബോധവുമില്ലതായി
ഉടൻതന്നെ അമ്മയെ ഞങ്ങൾ
ടാറ്റ മെയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
അവിടെ ഓപ്പറേഷൻ ചെയ്തു
48 മണിക്കൂർ നിരീക്ഷിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്
പിന്നെ ഞങ്ങൾ അമ്മയെ വിമാനത്തിൽ ഡൽഹിയിലെഎയിംസിൽ കൊണ്ടുപോയി
അവിടെ 78 ദിവസം ചികിത്സ നടന്നു
അതിനുശേഷം പെട്ടെന്ന് രക്തസമ്മർദ്ദം താഴുകയും മസ്തിഷ്ക്കമരണം സംഭവിക്കുകയും ചെയ്തു
ഡോക്ടർ പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെയാണ് അവയവദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞുതന്നു
ഞങ്ങൾ ആദ്യം അച്ഛനോട് ഒന്നും പറഞ്ഞില്ല
കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന് ഇതംഗീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലോ
ഞങ്ങൾ അദ്ദേഹത്തോട് അവയവദാനത്തിന്റെ കാര്യങ്ങൾ നടക്കുകയാണ് എന്നുമാത്രം സൂചിപ്പിച്ചു
അപ്പോൾ അച്ഛൻ പറയുകയാണ് അത് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു
നമ്മളത് ചെയ്യണമെന്ന്
അമ്മ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ആദ്യം വിഷമിച്ച ഞങ്ങൾ അവയവദാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായപ്പോൾ ഒരു പോസിറ്റീവ് ചുറ്റുപാടിലായി
രാത്രി 8 മണിയ്ക്ക് കൌൺസലിംഗ് നടന്നു
അടുത്ത ദിവസം ഞങ്ങൾ അവയവദാനം ചെയ്തു
ഇതിൽ അമ്മയുടെ ചിന്ത വലുതായിരുന്നു
നേത്രദാനത്തിലും അതുപോലെ സാമൂഹ്യപ്രവർത്തനങ്ങളിലും അവർ ആക്ടീവ് ആയിരുന്നു
ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം അച്ഛന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞതും ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞതും
അവയവങ്ങൾ എത്രപേർക്ക് പ്രയോജനപ്പെട്ടു
അമ്മയുടെ ഹൃദയം രണ്ട് കിഡ്നി കരൾ രണ്ട് കണ്ണുകൾ ഇത്രയും ഡൊനേറ്റ് ചെയ്തു
നാലുപേർക്ക് ജീവനും രണ്ടുപേർക്ക് കാഴ്ചയും കിട്ടി
അഭിജിത്ത് താങ്കളുടെ അച്ഛനും അമ്മയും ആദരണീയരാണ്
ഞാനവരെ നമിക്കുന്നു
അച്ഛന്റെ നേതൃത്വത്തിൽ താങ്കളുടെ കുടുംബത്തിന്റെ ഈ തീരുമാനം വളരെ പ്രചോദനാത്മകമാണ്
അമ്മ സ്വയം ഒരു പ്രചോദനം തന്നെയാണ്
എങ്കിലും അമ്മ പകർന്നുതന്നിട്ടുള്ള പാരമ്പര്യം തലമുറകൾ കഴിഞ്ഞാലും വളരെ ശക്തമായി തുടരുന്നുണ്ട്
അവയവദാനത്തിൽ താങ്കളുടെ അമ്മയുടെ പ്രചോദനം ഇന്ന് രാജ്യം മുഴുവനും എത്തിയിരിക്കുന്നു
ഞാൻ ഈ പവിത്രമായ മഹത്തായ കാര്യത്തിൽ താങ്കളുടെ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുന്നു
നന്ദി അഭിജിത്ത് താങ്കളുടെ പിതാവിനോട് എന്റെ പ്രണാമം പറയണം
തീർച്ചയായും
സുഹൃത്തുക്കളേ 39 ദിവസം പ്രായമുള്ള അബാബത്ത് കൌർ 63 വയസ്സ് പ്രായമായ സ്നേഹലത ചൌധരി ഇവരെപ്പോലെയുള്ള ദാനവീരർ നമുക്ക് ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കിത്തരുന്നു
നമ്മുടെ രാജ്യത്ത് ആരോഗ്യകരമായ ജീവിതം പ്രതീക്ഷിച്ച് അവയവദാനം നടത്താൻ തയ്യാറായവരെ കാത്തിരിക്കുന്ന എത്രയോ ആവശ്യക്കാർ ഉണ്ട്
അവയവദാനത്തെ സുകരമാക്കിത്തീർക്കാനും അവയവദാനത്തിനു പ്രോത്സാഹനം നല്കുവാനുമായി രാജ്യത്തിനാകെ ഒരൊറ്റ നയം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്
അതിൽ സംസ്ഥാനങ്ങളുടെ വാസസ്ഥല നിബന്ധന മാറ്റണമെന്നുള്ള തീരുമാനമായിട്ടുണ്ട്
അതായത് ഇനിയിപ്പോൾ രാജ്യത്തെ ഏതു സംസ്ഥാനത്തിലും പോയി രോഗിക്ക് അവയവം ലഭിക്കാനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയും
അവയവദാനത്തിനായുള്ള പ്രായപരിധി 65 ആയി നിശ്ചയിച്ചിട്ടുള്ളത് അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്
ഈ പരിശ്രമങ്ങൾക്കിടയിൽ എന്റെ നാട്ടുകാരോട് എന്റെ അഭ്യർത്ഥനയിതാണ്
കൂടുതൽ കൂടുതൽ ആളുകൾ അവയവദാനത്തിനായി മുന്നോട്ടുവരണം
താങ്കളുടെ ഒരു തീരുമാനം അനേകരുടെ ജീവൻ രക്ഷിക്കും
ജീവിതം നൽകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇത് നവരാത്രികാലമാണ്
ശക്തിയുടെ ഉപാസനയുടെ സമയമാണ്
ഇന്ന് ഭാരതത്തിൽ പുതുതായി രൂപമെടുത്തുവരുന്ന ശക്തിയുടെ വളരെ വലിയൊരു പങ്ക് സ്ത്രീശക്തിയുടേതാണ്
ഈയിടെയായി എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്
നിങ്ങൾ സോഷ്യൽമീഡിയയിൽ ഏഷ്യയിലെ പ്രഥമ വനിതാ ലോക്കോ പൈലറ്റായ ശ്രീമതി
സുരേഖായാദവിനെ തീർച്ചയായും കണ്ടിട്ടുണ്ടാകും
സുരേഖ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റായി
മറ്റൊരു റിക്കാർഡും സ്ഥാപിച്ചിട്ടുണ്ട്
ഈ മാസത്തിൽതന്നെ പ്രൊഡ്യൂസറായ ഗുനീത്മോംഗായും ഡയറക്ടറായ കാർത്തികി ഗോൺസാൽവിസും എലെഫന്റ്റ് വിസ്പറേഴ്സ് എന്ന തങ്ങളുടെ ഡോക്യുമെന്ററിയ്ക്ക് ഓസ്കർ വിജയകളായി രാജ്യത്തിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചു
ഭാഭാ അണുശക്തി ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി
ജ്യോതിർമയി മോഹന്തിജിയും നമ്മുടെ രാജ്യത്തിന് വലിയൊരു നേട്ടം സമ്മാനിച്ചിട്ടുണ്ട്
ജ്യോതിർമയിയ്ക്ക് കെമിസ്ട്രിയിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലും ഐ യു പി എ സി യുടെ പ്രത്യേക അവാർഡ് ലഭിക്കുകയുണ്ടായി
ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഭാരതത്തിലെ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടീം ടി 20 ലോക കപ്പിൽ വിജയം നേടി പുതിയ ചരിത്രം സൃഷ്ടിച്ചു
രാഷ്ട്രീയത്തിലേയ്ക്ക് കണ്ണോടിച്ചാൽ ഒരു പുതിയ തുടക്കം നാഗാലാൻഡിലും ഉണ്ടായിട്ടുണ്ട്
75 വർഷങ്ങൾക്കുശേഷം ആദ്യമായി നാഗാലാൻഡിൽ രണ്ടു വനിതാ സാമാജികർ വിജയികളായി നിയമസഭയിലെത്തി
ഇവരിലൊരാളെ നാഗാലാൻഡ് മന്ത്രിസഭയിൽ മന്ത്രിയുമാക്കി
അതായത് നാഗാലാൻഡിലെ ജനങ്ങൾ ആദ്യമായി ഒരു വനിതാ മന്ത്രിയെയും ലഭിച്ചു
സുഹൃത്തുക്കളേ കുറച്ചുദിവസം മുമ്പ് ഞാൻ തുർക്കിയിലെ വിനാശകാരിയായ ഭൂകമ്പത്തിനുശേഷം അവിടത്തെ ആളുകളെ സഹായിക്കാനായി പോയ ധീരരായ പെൺകുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി
അവരെല്ലാംതന്നെ എൻ ഡി ആർ എഫ് സ്ക്വാഡിലെ അംഗങ്ങളായിരുന്നു
അവരുടെ ധൈര്യത്തെയും സാമർത്ഥ്യത്തെയും ലോകം മുഴുവൻ വാഴ്ത്തി
ഐക്യരാഷ്ട്ര ദൌത്യത്തിന്റെ അധീനതയിലുള്ള ശാന്തിസേനയിലെ വനിതാ പ്ലാറ്റൂണിൽ ഭാരതം അവരെ നിയോഗിച്ചിട്ടുണ്ട്
ഇന്ന് നമ്മുടെ രാജ്യത്തെ പെൺമക്കൾ നമ്മുടെ മൂന്നു സേനാവിഭാഗത്തിലും ധീരതയുടെ പതാക പാറിക്കുന്നു
ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയ കോംബാറ് യൂണിറ്റ് എ യിൽ കമാൻഡ് നിയമനം കരസ്ഥമാക്കിയ ആദ്യത്തെ വനിതാ വ്യോമ സേനാ ഓഫീസറാണ്
അവർക്ക് ഏകദേശം മൂവായിരം മണിക്കൂർ നേരത്തെ പറക്കൽ പരിചയം ഉണ്ട്
അതുപോലെ ഭാരതീയസേനയിലെ ധീരനായ ക്യാപ്റ്റൻ ശിവാചൌഹാൻ സിയാചിനിൽ നിയോഗിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസറാണ്
മൈനസ് 60 ഡിഗ്രി 60വരെ താപനില താഴുന്ന സിയാച്ചിനിൽ ശിവ മൂന്നു മാസക്കാലത്തേയ്ക്ക് നിയുക്തയാണ്
സുഹൃത്തുക്കളേ ഈ പട്ടിക വളരെ വലുതാണ്
അതുകൊണ്ടുതന്നെ എല്ലാം ഇവിടെ ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടാണ്
അങ്ങനെ എല്ലാ വനിതകളും നമ്മുടെ പെൺമക്കളെല്ലാവും ഇന്ന് ഭാരതത്തിനും ഭാരതത്തിന്റെ സ്വപ്നങ്ങൾക്കും ഊർജ്ജം പകർന്നുകൊണ്ടിരിക്കുന്നു
സ്ത്രീശക്തിയുടെ ഈ ഊർജ്ജമാണ് വികസിത ഭാരതത്തിന്റെ പ്രാണവായു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ ദിനങ്ങളിൽ ലോകം മുഴുവൻ ശുദ്ധമായ ഊർജ്ജം പുനരുപയോഗ ഊർജ്ജത്തെ കുറിച്ച് ധാരാളം സംസാരം നടക്കുന്നുണ്ട്
ഞാൻ വിദേശിയരെക്കാണുമ്പോൾ അവർ ഈ രംഗത്ത് ഭാരതത്തിന്റെ അഭൂതപൂർവ്വമായ വിജയത്തിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്
വിശേഷിച്ചും സൌരോർജ്ജത്തിന്റെ രംഗത്ത് വേഗത്തിലുള്ള മുന്നേറ്റം വലിയൊരു നേട്ടംതന്നെയാണ്
ഭാരതീയർ നൂറ്റാണ്ടുകളായിട്ട് സൂര്യനുമായി ബന്ധമുള്ളവരാണല്ലോ
സൂര്യന്റെ ശക്തിയെക്കുറിച്ചുള്ള ശാസ്ത്രീയഅവബോധവും സൂര്യനെ ഉപാസിക്കുന്ന പാരമ്പര്യവും ഇവിടെയല്ലാതെ വേറെയെങ്ങും കാണാൻ കിട്ടുകയില്ല
ഇന്ന് ഓരോ ഭാരതീയനും സൌരോർജ്ജത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും ശുദ്ധ ഊർജ്ജത്തിൽ തങ്ങളുടെ സംഭാവന നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു
എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഈ ചേതനയാണ് ഇന്ന് ഭാരതത്തിന്റെ സൌരോജ്ജ ദൌത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്
മഹാരാഷ്ട്രയിലെ പൂനയിലെ ഇതുപോലൊരു മെച്ചപ്പെട്ട പരിശ്രമം എന്റെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്
ഇവിടത്തെ എം എസ ആർ ഒലിവ് ഹൌസിങ് സൊസൈറ്റിയിലെ അംഗങ്ങൾ കുടിവെള്ളം ലിഫ്റ്റ് ലൈറ്റ് തുടങ്ങി സാമൂഹിക ഉപയോഗത്തിനുള്ള സംവിധാനങ്ങൾ സൌരോർജ്ജത്താൽ മാത്രമേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്
അവർ സോളാർ പാനൽ ഘടിപ്പിച്ചു
ഇന്ന് ഈ സോളാർ പാനലുകളിൽനിന്നും പ്രതിവർഷം ഏകദേശം 90000 കിലോവാട്ട് അവർ വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നു
ഇതിൽനിന്നും പ്രതിമാസം ഏകദേശം 40000 രൂപ അവർക്ക് ലഭിക്കാൻ സാധിക്കുന്നു
ഈ ലാഭം സൊസൈറ്റിയിലെ എല്ലാപേർക്കും ലഭിക്കുന്നുണ്ട്
സുഹൃത്തുക്കളെ പൂനയിലെപ്പോലെ ദാമൻദിയുലെ ഒരു ജില്ലയായ ദിയുവിലെ ജനങ്ങളും ഒരു അതിശയകരമായ കാര്യം ചെയ്തു കാണിച്ചു
ഈ ദിയു സോമനാഥിന്റെ അടുത്താണെന്ന് താങ്കൾക്കറിവുള്ളതാണല്ലോ
ഭാരതത്തിൽ പകൽസമയം എല്ലാ ആവശ്യങ്ങൾക്കും 100 ശുദ്ധ ഊർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് ദിയു
അവരുടെ കഠിനപ്രയത്നമാണ് അവരുടെ വിജയരഹസ്യം
ഒരു കാലത്ത് വൈദ്യുതോത്പാദനം ഇവിടെ ഒരു വെല്ലുവിളിയായിരുന്നു
ഇതിന് പ്രതിവിധിയായി അവർ സൌരോർജത്തെ തിരഞ്ഞെടുത്തു
അവിടത്തെ തരിശ്ശ് ഭൂമിയിലും അനേകം കെട്ടിടങ്ങളിലും അവർ സോളാർ പാനലുകൾ ഘടിപ്പിച്ചു
പകൽസമയം എത്ര ഊർജ്ജം ആവശ്യമുണ്ടോ അതിനെക്കാൾ കൂടുതൽ ഈ പാനലുകളിൽ നിന്നും അവർ ഇപ്പോൾ ഉണ്ടാക്കുന്നു
ഈ സൌരോർജ്ജ പദ്ധതിയിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നവകയിലും ഏകദേശം 52 കോടി രൂപ അവർ ലാഭിക്കുന്നു
ഇതിനാൽ പരിസ്ഥിതിയും മെച്ചപ്പെടുന്നു
സുഹൃത്തുക്കളേ പൂനയിലെയും ദിയുവിലെയും ജനങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കാണിച്ചത് ആ പരിശ്രമം രാജ്യത്തുടനീളം പല ഭാഗത്തും നടക്കുന്നുണ്ട്
പരിസ്ഥിതി പ്രകൃതി വിഷയത്തിൽ ഭാരതീയർക്ക് എത്രമാത്രം വൈകാരികതയുണ്ടെന്നും നമ്മുടെ രാജ്യം ഭാവിതലമുറയെപ്പറ്റി എത്രമാത്രം ജാഗരൂകരാണെന്നും ഇതിൽനിന്നും നാം മനസ്സിലാക്കുന്നു
ഇപ്രകാരമുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം പ്രശംസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ രാജ്യത്ത് കാലത്തിനൊപ്പവും പരിസ്ഥിതികൾക്കനുസരിച്ചും ധാരാളം സമ്പ്രദായങ്ങൾ വളർന്നുവന്നിട്ടുണ്ട്
ഇവ നമ്മുടെ സംസ്ക്കാരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും അതിന് നിത്യം നൂതന പ്രാണശക്തി നൽകുകയും ചെയ്യുന്നു
കുറച്ചു മാസങ്ങൾക്കുമുമ്പ് കാശിയിൽ ഇങ്ങനെയൊരു സമ്പ്രദായം തുടങ്ങി
കാശിതമിഴ് സംഗമത്തിന്റെ ഭാഗമായി കാശിക്കും തമിഴ്പ്രദേശങ്ങൾക്കുമിടയ്ക്ക് നൂറ്റാണ്ടുകളായി നിലനിന്ന ചരിത്രപരവും സാംസ്ക്കാരികവുമായ ബന്ധം ആഘോഷിക്കപ്പെട്ടു
ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന വികാരം നമ്മുടെ ദേശത്തിന് ശക്തി പകരുന്നു
നാം എപ്പോഴാണോ പരസ്പരം മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് അപ്പോൾ ഏകതയുടെ ഈ വൈകാരികത കുറേക്കൂടി ദൃഢമാകുന്നു
ഐക്യത്തിന്റെ ഈ സ്പിരിറ്റിനോടൊപ്പം അടുത്തമാസം ഗുജറാത്തിലെ വിവിധഭാഗങ്ങളിൽ സൌരാഷ്ട്രതമിഴ് സംഗമം നടക്കാൻ പോകുകയാണ്
സൌരാഷ്ട്രതമിഴ് സംഗമം
ഏപ്രിൽ 17 മുതൽ 30 വരെ നടക്കും
മൻ കീ ബാത്തിലെ കുറച്ചു ശ്രോതാക്കളെങ്കിലും ചിന്തിക്കും ഗുജറാത്തിലെ സൌരാഷ്ട്രക്ക് തമിഴ്നാടുമായി എന്താണു ബന്ധമെന്ന്
വാസ്തവത്തിൽ ശതാബ്ദങ്ങൾക്കു മുമ്പ് സൌരാഷ്ട്രയിലെ അനേകമാളുകൾ തമിഴ്നാടിന്റെ വ്യത്യസ്തമേഖലകളിൽ വസിച്ചിരുന്നു
ആ ആളുകൾ ഇന്നും സൌരാഷ്ട്രീയ തമിഴർ എന്ന പേരിൽ അറിയപ്പെടുന്നു
അവരുടെ ഭക്ഷണരീതിയിലും ജീവിതരീതിയിലും സാമൂഹികസംസ്ക്കാരങ്ങളിലും ഇന്നും സൌരാഷ്ട്രത്തിന്റെ ഒളിമിന്നൽ ദർശിക്കാവുന്നതാണ്
ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ അനേകംപേർ എനിക്ക് പ്രശംസാനിർഭരമായ കത്തുകളെഴുതുകയുണ്ടായി
മധുരയിൽ താമസിക്കുന്ന ജയചന്ദ്രൻ വളരെ വികാരത്തോടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്
അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്
ആയിരം വർഷങ്ങൾക്കുശേഷം ആദ്യമായി ഒരാൾ സൌരാഷ്ട്രതമിഴ് ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു
സൌരാഷ്ട്രയിൽനിന്ന് തമിഴ്നാട്ടിൽവന്നു താമസിക്കുന്ന ആളുകളെപ്പറ്റി ചോദഗിച്ചിരിക്കുന്നു
ജയചന്ദ്രന്റെ ഈ വാക്കുകൾ ആയിരക്കണക്കിനു സഹോദരീസഹോദരന്മാരുടെ അഭിപ്രായപ്രകടനമാണ്
സുഹൃത്തുക്കളേ മൻ കീ ബാത്തിലെ ശ്രോതാക്കളോട് ആസാമുമായി ബന്ധപ്പെട്ട ഒരു വിവരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അതും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പനത്തെ ബലപ്പെടുത്തുന്നതാണ്
നാ വീർ ലാസിത് ബോർഫുക്കന്റെ 400ാം ജയന്തി ആഘോഷിക്കുകയാണെന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ
വീർ ലാസിത് ബോർഫുക്കൻ അടിച്ചമർത്തലിന്റെ മുഗൾ ഭരണത്തിൽനിന്നു ഗുവാഹട്ടിയെ മോചിപ്പിച്ച വ്യക്തിയാണ്
ഇന്ന് നമ്മുടെ രാജ്യം ഈ മഹാനായ യോദ്ധാവിന്റെ അദമ്യമായ ധൈര്യത്തെ തിരിച്ചറിയുന്നു
കുറച്ചുദിവസം മുമ്പ് ലാസിത് ബോർഫുക്കന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രബന്ധരചനാ ഉദ്യമം നടത്തുകയുണ്ടായി
അതിലേയ്ക്ക് ഏകദേശം 45 ലക്ഷംപേർ പ്രബന്ധങ്ങൾ അയച്ചു എന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും
ഇപ്പോൾ അതൊരു ഗിന്നസ് റെക്കോർഡ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതറിയുമ്പോൾ നിങ്ങൾക്കേറെ സന്തോഷം തോന്നും
വീർലാസിത് ബോർഫുക്കനെക്കുറിച്ചുള്ള ഈ പ്രബന്ധങ്ങൾ 23 വ്യത്യസ്ത ഭാഷകളിൽ എഴുതപ്പെട്ടവയും അയയ്ക്കപ്പെട്ടവയുമാണെന്നറിയുന്നത് വളരെ വലിയ കാര്യമാണ് വളരെ സന്തോഷം തരുന്ന കാര്യവുമാണ്
അസമിസ് ഭാഷ കൂടാതെ ഹിന്ദി ഇംഗ്ലീഷ് ബംഗാളി ബോഡോ നേപ്പാളി സംസ്കൃതം സന്താളി എന്നീ ഭാഷകളിലും ആളുകൾ പ്രബന്ധങ്ങൾ അയച്ചിട്ടുണ്ട്
ഈ ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാവരേയും ഞാൻ ഹൃദയപൂർവ്വം പ്രശംസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ കാശ്മീരിനെയോ ശ്രീനഗറിനെയോ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം അവിടത്തെ താഴ്വരകളുടെയും ദാൽ തടാകത്തിന്റെയും ചിത്രങ്ങളാണ് മുന്നിലെത്തുക
നമ്മളിലോരോരുത്തരും ദാൽ തടാകത്തിലെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കും പക്ഷേ ദാൽ തടാകത്തിൽ വിശേഷിച്ചൊരു കാര്യമുണ്ട്
ദാൽ തടകം സ്വാദിഷ്ടമായ താമരത്തണ്ടിന് പ്രസിദ്ധമാണ്
താമരത്തണ്ട് നമ്മുടെ രാജ്യത്തെ വിഭിന്നസ്ഥലങ്ങളിൽ വ്യത്യസ്തപേരുകളിൽ അറിയപ്പെടുന്നു
കാശ്മീരിൽ ഇതിനെ നാദരു എന്നു പറയുന്നു
കാശ്മീരിലെ നാദരുവിന്റെ ഡിമാന്റ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ഈ ഡിമാന്റ് കണക്കിലെടുത്തുകൊണ്ട് ഡാൽതടാകത്തിൽ നാദരു കൃഷി ചെയ്യുന്ന കർഷകർ ഒരു എഫ് പി ഒ ഉണ്ടാക്കിയിട്ടുണ്ട്
ഈ എഫ് പി ഒ യിൽ ഏകദേശം 250 കർഷകർ ചേർന്നിട്ടുണ്ട്
ഇന്ന് ഈ കർഷകർ തങ്ങളുടെ നാദരു വിദേശങ്ങളിലേയ്ക്ക് കയറ്റി അയയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു
കുറച്ചുസമയം മുമ്പുതന്നെ ഈ കർഷകർ 2 ലോഡ് യു എ ഇ യിലേയ്ക്ക് കയറ്റി അയച്ചു
ഇതിന്റെ വിജയം കാശ്മീരിന്റെ പേരിലാണ്
ഒപ്പം ഇതിലൂടെ നൂറകണക്കിന് കർഷകരുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളേ കാശ്മീരിലെ ആളുകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രയത്നവും ഇക്കാലത്ത് വജയത്തിന്റെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു
വിജയത്തിന്റെ സുഗന്ധം എന്നു ഞാൻ പറയുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും
കാര്യം സുഗന്ധത്തിന്റേതുതന്നെയാണ്
ജമ്മു കാശ്മീരിലെ ഡോഡാജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ഭദർവാഹ്
ഇവിടത്തെ കർഷകർ ദശകങ്ങളായി ചോളം മക്ക കൃഷിചെയ്തു വരികയായിരുന്നു
എന്നാൽ കുറച്ചു കർഷകർ അല്പം മാറിചിന്തിച്ചു
അവർ പുഷ്പകൃഷി ചെയ്യാനാരംഭിച്ചു
ഇപ്പോൾ ഇവിടത്തെ ഏകദേശം 2500 കർഷകർ ലാവണ്ടർ കൃഷി ചെയ്യുന്നു
ഇവർക്ക് കേന്ദ്രഗവണ്മെന്റിന്റെ അരോമ മിഷനിൽ നിന്നും സഹായം ലഭിക്കുന്നു
ഈ പുതിയ കൃഷി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്
ഇന്ന് ലാവൻഡറിനോടൊപ്പം ഇവരുടെ വിജയത്തിന്റെ സുഗന്ധവും അങ്ങു വളരെ ദൂരം വ്യാപിച്ചിരിക്കുകയാണ്
സുഹൃത്തുക്കളേ ഇന്ന് കാശ്മീരിന്റെ കാര്യമോ പുഷ്പങ്ങളുടെ കാര്യമോ സുഗന്ധത്തിന്റെ കാര്യമോ പറയുമ്പോൾ താമരപ്പൂവിൽ പരിലസിക്കുന്ന ശാരദാംബയുടെ ഓർമ്മ വരിക വളരെ സ്വാഭാവികമാണ്
കുറച്ചുദിവസംമുമ്പ് കുപ്വാടായിൽ ശാരദാംബാക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയുണ്ടായി
ശാരദാപീഠ ദർശനത്തിനായി പണ്ട് ആളുകൾ പോയിക്കൊണ്ടിരുന്ന വഴിയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്
സ്ഥലവാസികൾ ആ ക്ഷേത്രനിർമ്മാണത്തിന് വളരെ സഹായിച്ചിട്ടുണ്ട്
ജമ്മുകാശ്മീരിലെ ആളുകളെ ഈ ശുഭകാര്യത്തിന് ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇപ്രാവശ്യം മൻ കീ ബാത്തിൽ ഇത്രമാത്രം
അടുത്ത പ്രാവശ്യം മൻ കീ ബാത്തിന്റെ 100ാം എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം
നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക
മാർച്ച്മാസത്തിൽ നാം ഹോളി മുതൽ നവരാത്രിവരെ പലപല ആഘോഷങ്ങളുടേയും ഉത്സവത്തങ്ങളുടേയും തിരക്കിലാണ്
റംസാന്റെ പുണ്യമാസവും ആരംഭിച്ചുകഴിഞ്ഞു
അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ശ്രീരാമനവമി മഹോത്സവവും വരുകയായി
അതിനുശേഷം മഹാവീർജയന്തി ദുഃഖ വെള്ളി ഈസ്റ്റർ എന്നിവ വരും
ഏപ്രിൽ മാസത്തിൽ നാം ഭാരതത്തിലെ രണ്ടു മഹാന്മാരുടെ ജയന്തിയും ആഘോഷിക്കും
ആ രണ്ടുപേർ മഹാത്മാ ജ്യോതിബാഫുലേയും ബാബാ സാഹബ് അംബേദ്ക്കറും
ഈ രണ്ടു മഹാന്മാരും സമൂഹത്തിലെ വിവേചനം അകറ്റാനായി അഭൂതപൂർവ്വമായ സംഭാവനകൾ നൽകിയവരാണ്
ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിൽ നമുക്ക് ഇപ്രകാരമുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്
അവരിൽനിന്നു നിരന്തരം പ്രേരണ സ്വീകരിക്കാനുമുണ്ട്
നാം കർത്തവ്യങ്ങൾക്കു മുൻതൂക്കം നൽകണം
സുഹൃത്തുക്കളേ ഈയിടെയായി ചില സ്ഥലങ്ങളിൽ കൊറോണയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു
അതുകൊണ്ട് നാമെല്ലാവരും മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് വൃത്തിയുടെ കാര്യത്തിലും ശ്രദ്ധപുലർത്തണം
അടുത്ത മാസം മൻ കീ ബാത്തിന്റെ 100ാം എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം
അതുവരെ വിട
നന്ദി നമസ്ക്കാരം